കെടക്കും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

നമ്മൾ ആഹ് അതൊക്കെ ചെയ്യാൻ മടിക്കുന്നത് നമുക്ക് സമയമില്ലാത്തതുകൊണ്ടാണ് അപ്പൊ നമ്മളു basic ആയിട്ട് മനസ്സിലാക്കേണ്ട കാര്യം നമുക്ക് എല്ലാ കാര്യങ്ങളും ഇപ്പൊ പഠിക്കുന്ന ആയിരുന്നാലും ഞാൻ നല്ല healthy യാണ് എൻ്റെ brain ക്കെ നല്ല ആഹ് ഉണർന്നു ഇരിക്കുന്നതാണെങ്കിൽ മാത്രമേ പഠിക്കുന്നത് നന്നായിട്ടു ഓർത്തുവയ്ക്കാൻ നന്നായിട്ട് പഠിക്കാനും പറ്റുള്ളൂ അപ്പോ നമുക്ക് എന്തായാലും ബേസിസി basic ആയിട്ട് health ആണ് വേണ്ടത് എന്ത് ചെയ്യണെങ്കിലും health വേണം അതുകൊണ്ട് health വേണ്ടാന്ന് വിചാരിച്ചിട്ട് നമ്മൾ വേറെ കാര്യങ്ങൾക്ക് പൊറകേ പോകരുത് എത്ര തിരക്കാണെങ്കിലും നമ്മള് daily routine നള്ളൊരു food കഴിക്കുന്നേം വെള്ളം കുടിക്കുന്നേം കൊറച്ചു സമായെങ്കിലും excercise ചെയ്യുന്നതൊക്കെ നമ്മൾ നന്നായിട്ട് വെക്കണം പ്പോ ചേച്ചി രാത്രി എത്ര മണിയാകും ഭക്ഷണൊക്കെ കഴിക്കാന് ഞാൻ പറഞ്ഞില്ലെ ഞാൻ കൊറച്ചു late ആയിട്ട കഴിക്കുന്നത് ഒരു ഒമ്പതരയൊക്കെയാവുമ്പോ കഴിച്ചിട്ട് ഉടൻ തന്നെ ഞാനൊരു പത്തുമണിക്കുള്ളിൽ ഉറങ്ങുന്ന ഒരാളാണ് എന്നിട്ടു നേരത്തെ എണീക്കും അതാണ് കൊറച്ചുകൂടെ കാര്യങ്ങള് നമ്മുക്ക് എന്താ അടുക്കി അടുക്കി കാര്യങ്ങൾ correct ആയിട്ട് ചെയ്യാൻ പറ്റി ആഹ് സമയം ന്നു തോന്നുന്നോണ്ടാണ് അങ്ങനെ routine follow ചെയ്യുന്നത് അപ്പൊ നമ്മൾക്ക് നല്ല താമസിച്ചു food കഴിച്ചിട്ട് പെട്ടന്ന് തന്നെ കിടക്കുന്ന കിടക്കുന്ന time ലു അത് food diagest ചെയ്യാൻ വേണ്ടീട്ടു സമയം കിട്ടൂല അതുകൊണ്ടാണ് നമ്മള് നേരത്തെ food കഴിച്ചിട്ട് കൊറച്ചു നേരം എന്തെങ്കിലും കാര്യം ഒക്കെ ചെയ്ത് സംസാരിച്ചൊക്കെ ഇരുന്നിട്ട് കിടക്കണം അപ്പൊ എല്ലാം correct ആയിരിക്കും അത് മാത്രമല്ല ഇപ്പൊ physical health മാത്രല്ല , mental health ഉം ഭയങ്കര important ആ

നന്നായിട്ടു interact ചെയ്ത് അവരുടെ അടുത്ത് സംസാരിക്കണം friends ൻ്റെ അടുത്തു സംസാരിക്കണം ഇപ്പം കുറെ നേരം ചെടിനെ ഒക്കെ അതിന്റെ ഭംഗിയൊക്കെ ആസ്വദിച്ചു അതിനു കുറച്ചു വെള്ളമൊക്കെ ഒഴിച്ച് കൊടുത്ത് എന്തെങ്കിലും കൂട്ടുകാരോ neighbour ഓ ണ്ടെടുത്തോ പോവ്വാ വൈകുന്നേരം ഒക്കെ വൈകുന്നേരങ്ങളിൽ നന്നായിട്ട് കളിക്കുക ഒക്കെ ചെയ്ത അവിടെ ഇവിടെ ഒരു ചായ കുടിച്ചു വർത്താനം ഒക്കെ പറഞ്ഞു നമ്മുടെ mental health കൂടെ develop ചെയ്യാൻ നമ്മള് same time physical health develop ചെയ്യുമ്പോ തന്നെ നോക്കണ ഉം physical mental ഒക്കെ ഒരുപോലെക്കെ നമ്മക്കെന്ത്‌വെച്ചാൽ ഒരു excercise കൂടെ ഒക്കെ തന്നെ ചെയ്യാൻ പറ്റും ഈ എന്നുവെച്ച team work ആയിട്ടുള്ള games കളിക്കുക പിന്ന അങ്ങനത്തെ ഓരോരോ കളിയൊക്കെ കളിയ്ക്കുബോളത്തേക്ക് ഇപ്പൊ physical ഉം mental ലും എല്ലാം ആരെ ഹെയ്ൽതൊക്കെ കിട്ടും വീട്ടിലെല്ലാരും എങ്ങനെയാ അവരൊക്കെ proper diet follow ചെയ്യുന്ന കൂട്ടത്തിലാണോ അതോ മടിയന്മാരാണോ അങ്ങനെയൊന്നുല്ല അപ്പോ നമ്മള് അവരാരെങ്കിലും food നേരെ കഴിക്കൽ ഇപ്പൊ അനിയൻ കഴിക്കൂലെന്നു പറഞ്ഞില്ലേ അവനെ പിടിച്ചിരുത്തി പറഞ്ഞു കൊടുക്കണം ഇന്നതാണ് കാര്യങ്ങൾ നീ ഇങ്ങനെ നിന്ന food കഴിച്ചില്ലെങ്കിൽ അസുഖങ്ങള് വരും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 അസുഖങ്ങളുണ്ട് ആ same time corona വന്നിട്ട് ഒന്നും പറ്റാത്ത ആളുകളുണ്ട് എനിക്കപ്പോ വീട്ടിലെല്ലാവർക്കും corona വന്നു എനിക്ക് അങ്ങനെ corena കാരണം നമ്മള് test ചെയ്ത സമയത് രണ്ടോ മൂന്നോ വട്ടം ചെയ്തിട്ടുണ്ടാകും അപ്പൊളൊന്നും corona യാണെന്ന് പറഞ്ഞിട്ട് detect ചെയ്തിട്ടില്ലായിരുന്നു എങ്കിലും എല്ലാര്ക്കും വീട്ടിൽ വന്നു അപ്പൊ എനിക്കും വന്നിട്ടുണ്ടാകണം പക്ഷെ test ചെയ്ത സമയത്തൊന്നും ഇല്ലായിരുന്നു ആഞ്ഞ് എന്റെ ഒരു immunity power കൊണ്ടാണ് ഞാൻ weak ആയിട്ട് എല്ലാരെ പോലെയും പണിയൊക്കെ പിടിച്ചു കെടക്കാത്തത് അതുപോലെ corona വന്നിട്ടും detect ചെയ്തിട്ടും ഒരുപാട് പേർക്ക് ഒരു കൊഴപ്പോം ഇല്ലാതിരിക്കുന്നവരുണ്ട് അതെ സമയത്ത് ആഹ് corona വന്നെന് ശേഷമാണ് എനിക്കൊരുപാട് അസുഖങ്ങൾ തുടങ്ങിയത് എന്ന് പറയുന്നവരുണ്ട് ഓരോ ആളുകളുടെയും immunity അനുസരിച്ചിരിക്കും നമ്മള് food കഴിക്കുന്നത് നമ്മള് കാര്യങ്ങള് physically develop ചെയ്യാൻ വേണ്ടി ചെയ്യുന്ന കാര്യങ്ങളും അനുസരിചിരിക്കും മനസ്സിലായോ

അതുകൊണ്ട് നല്ല food ഇപ്പോഴും കഴിക്കാൻ നോക്കണം പുറത്തുനിന്നുള്ള food ഒക്കെ maximum avoid ചെയ്യണം ഇപ്പോ എല്ലായിടത്തും ഭക്ഷ്യ ആഹ് ലൊക്കെ ന്താണ് ചേർത്ത് മായ കലർന്ന ഭക്ഷണം പഴകിയ ഭക്ഷണംഒക്കെ എല്ലായിടത്തും ഉപയോഗിക്കുന്നു അതുകൊണ്ടാ അതൊക്കെ നമ്മളൊഴിവാക്കീട്ടു home

അതാവുമ്പോ നമ്മക്ക് safe ആയിട്ട് കഴിക്കാം ചെലപ്പ ആഹ് എന്തെങ്കിലും ചെറിയൊരു taste കൊറവാണെങ്കിൽ ആയിരുന്ന പോലും നമുക്കൊരു പേടിക്കേണ്ട പേടിക്കേണ്ട ആവശ്യമില്ല അത് നന്നായിട്ട് കഴിക്കും ഇപ്പൊ നമ്മള്

ആഹ് നമ്മളുതന്നെ ഉണ്ടാക്കുന്നതല്ലാണ് അല്ലെങ്കി അങ്ങനെ പറഞ്ഞിരുന്നാലും നമ്മള് വീട്ടിലല്ല എണ്ണയാട്ടുന്നത് നമ്മള് ദോശമാവ് വീട്ടിലെല്ലാം ഉണ്ടാക്കണത്‌ അത് പുറത്തു നിന്ന് വാങ്ങിക്കാണു മൊത്തം പൊറത്തു നിന്ന വാങ്ങ അങ്ങനെ പല പല കാര്യങ്ങളെങ്ങനെ ഉണ്ട് പക്ഷെ നമ്മള് എല്ലാ കാര്യത്തിലും concerned ആയിരിക്കാൻ നോക്കിക്കഴിഞ്ഞാൽ ശരിയാവൂല എങ്കിലും ഒരു പരിധി വരെ നമ്മളെ ഈ ഒരു ഈ ഓ നമ്മളെ health health നല്ലൊരുരീതിക്ക് നോക്കണം ഉം പിന്നെ എന്തൊക്കെ workout ആണൊരു teenagers നു നല്ലതാണെന്നു അനക്ക് തോന്നുന്ന workout ഏതൊക്കെയാ jogging dieting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

ഏർ gym ലൊക്കെ പോകുന്നത് നല്ലയായിരിക്കും ആഹ് gym ലൊക്കെ പോകുന്നത് നല്ലയാണ്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

ഘടകം തന്നെയാണ് health ഭക്ഷണവും വെള്ളവുമൊക്കെ

നമ്മളെന്ത് വിലകൊടുത്തും നമ്മളെ health നെ സംരക്ഷിക്കണം ഉം main ആയിട്ട് വേണ്ടത് ഈ ആഹ് വെള്ളോ ആണ് വെള്ളം ഒരു ദിവസം മൂന്ന് litre എങ്കിലും കുടിക്കണം പിന്നെ fruits കഴിക്കണം ഇന്നലെ immunity power ഒക്കെ കൂടത്തുള്ളു

ആഹ് എന്താണ് sea food ഉം ഒക്കെ ഭയങ്കര important ആണ് meat ന്നു പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെന്തായാലും കഴിച്ചിരിക്കേണ്ട ഒരു സംഭവമാണ് meat നെക്കാട്ടിലും കൊറച്ചു കൂടെ നമുക്ക് health നു നല്ലത് മീന് മുട്ട ഒക്കെ കഴിക്കുന്ന താണ് എല്ലാ ഒരുപോലെ നല്ലതാണു എങ്കിലും ആ ഒരു കാര്യങ്ങളൊന്നും നമ്മള് skip ചെയ്ത്‌ എന്നൊന്ന് ഒരുപാട് പേരുണ്ട് എനിക്ക് തോന്നുണു നീയും ഇപ്പൊ അങ്ങനെയാണെന്ന് തോന്നുന്നു ഒക്കെ കഴിക്കുന്നതിനെക്കാട്ടിലും കൂടുതൽ meat ഉം fish ഉം ഒക്കെ കഴിക്കാനാണിഷ്ടം ന്നു തോന്നുന്നു അല്ലെ ആഹ് എല്ലാരും normal ആയ എല്ലാരും അതൊക്കെയായിരിക്കും കൂടുതലായിട്ടും prefer ചെയ്യുന്നത് ആഹ് നമ്മളിപ്പോ vegetables ന്നു പറഞ്ഞു കഴിഞ്ഞാൽ leafy vegitables കൂടാ നമ്മുടെ diet ൽ include ചെയ്യണം അത് ഭയങ്കര important ആണ് leafy vegetables നമ്മുടെ കണ്ണിനു കാഴ്ചശക്തി കൊടുക്കാനും നമ്മക്കിപ്പോ നല്ല രക്തം നോ നമ്മക്ക് നല്ല രക്

ചീര beetroot അങ്ങനെ മുരിങ്ങയില അങ്ങനെ ഒരുപാട് എലകളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ കഴിക്കുന്നത് വളരെ നല്ലതായിരിക്കും leafy vegetbles ന്നു പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഇമ് important ആണ് ഒരു diet ന്നു പറയുമ്പോ അതുപോലെന്നെ നമ്മളെ കെഴങ്ങ് മധുരക്കിഴങ്ങുണ്ട്

ചേനയുണ്ട് ചേമ്പുണ്ട് അങ്ങനെ പലതരം സംഭവങ്ങളുണ്ട് കറിയിലുണ്ടാക്കാൻ പറ്റുന്നത് മരച്ചീനി

പിന്നെ mental health ആഹ് ഉണ്ടായിരിക്കുന്നതാണെന്നു കാരണം physical health എന്തായാലും കാണും കാരണം അവരെന്നെ നേടുകയും വേണം ആഹ് അവര് ഏത് ലും അവര് സന്തോഷത്തോടെ ജീവിക്കുന്നുണ്ട് ഭക്ഷണം അത്യാവശ്യം കൊറച്ചേ ഉള്ളു എങ്കിലും സന്തോഷത്തോടെ ജീവിക്കുന്നകൊണ്ട് അവരുടെ mental health okay ആയിരിക്കും അതുപോലെ നമ്മളീ

ഒക്കെയുണ്ടല്ലോ കൊച്ചു കുട്ടികൾക്കാണെങ്കില് ഏർ റാഗിപ്പൊടി ഇല്ലേ പിന്നെ ആഹ്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

ഈ oats അതിലൊക്കെ പിന്നെ കൊറേയോളം dry fruits പിന്നെ അതെല്ലാം അടങ്ങീട്ടുണ്ട് എന്നുവെച്ചു morning ആര് ആഹ് breakfast നോക്കെ അത് ഒരു നല്ല usefull ആയിട്ടുള്ളൊരു dish ആണ് അതുതന്നെ നമുക്ക് ഒട്ടും സമയമില്ലാത്ത സമയത്തൊക്കെ ആണെങ്കില് പോലും breakfast skip ചെയ്യാണ്ട് നേരത്തെ പറഞ്ഞ പോലെ തെരക്ക്പിടിച്ചു നമ്മൾ ഓടുന്ന സമയത്തും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

നമുക്ക് ഒരു ഉച്ചയ്‌ക്കൊരു പന്ത്രണ്ടു മണി പതിനൊന്നു മണിയൊക്കെയാവുമ്പോ കഴി കഴിക്കാൻ വേണ്ടിട്ടാണെങ്കിലും നമക്ക്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

അപ്പൊ ഞാനാണെങ്കി oats അധികം കുടിക്കാൻ prefer ചെയ്യാത്തൊരാളാണ് ഏർ എനിക്കിഷ്ടല്ല oats ൻ്റെ taste ക്ഷേ അത് നല്ലൊരു healthy ആയിട്ടുള്ളൊരു food ആണ് അതുകൊണ്ട് നമ്മളത് കഴിക്കണം പിന്നെ പുട്ട് ഉപ്പുമാവ് അതൊക്കെ നല്ലെ ഹും എനിക്ക് ഉപ്പുമാവിനോട് വല്യ താല്പര്യമൊന്നുമില്ല എനിക്ക് അരിഞ്ഞിട്ടുണ്ടാക്കുന്ന ഉപ്പുമാവുണ്ട് ആഹ് അതുപോലെതന്നെ എൻ്റെ വീട്ടിലും carrot അങ്ങനത്തെ ഏർ ഉപ്പുമാവിഷ്ടല്ലെങ്കി തന്നെ oats വെച്ചിട്ട് ഉപ്പുമാവ് പുട്ട് ഒക്കെ ഉണ്ടാക്കാൻ പറ്റും അറിയാവോ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

മൈദക്ക് പകരം ഒരു സാധനായിട്ടു നമുക്കൊരു മാവായിട്ട് ഈ കൂവരവിനെ എടുക്കാൻ പറ്റും അപ്പൊ നമ്മള് അതൊക്കെ നമ്മളാ food ൽ എത്രത്തോളം include ചെയ്യാൻ പറ്റും അത്രത്തോളം include ചെയ്യാൻ നോക്കണം ഇപ്പൊ ഈ

ആഹ് എനിക്ക് തോന്നുന്ന് ഈ കൂടുതലും എല്ലാരും ഈ പഴം കഴിക്കും കാരണം അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു പോകുമ്പോ ഓരോന്നോരോന്നായിട്ടൊക്കെ എടുത്തു കഴിക്കും അത്ഒരു നല്ലൊരു vitamin ഒക്കെ അടങ്ങിയിരിക്കുന്നൊരു fruit ആണ് കൂടുതലായിട്ടും നമ്മളെ ഈ

എന്തെങ്കിലും fruits ഉം vegetables ഉം കഴിക്കാൻ ശെരിക്കും പറഞ്ഞാൽ ഒരു കണക്കിന് നല്ലത് അതിനുള്ളേനകാട്ടിലും അത് കൂടുതൽ carbohydrate ആ പഴത്തില് മനസിലായാ

tapiyoca ഒക്കെ കഴിക്കുന്നത് അതിനാത്ത് starch അടങ്ങീട്ടുണ്ട്

ആഹ് നമ്മക്ക് നമക്ക് helath health നോക്കെ നല്ലതാണു

അതുകൊണ്ട് ചോറിലാണെങ്കിലും starch ന ക്ഷേ ഒരു അധികം ആയിട്ടെങ്ങനെ നമ്മള് ചോറും കഴിക്കാൻ പാടില്ല ആഹ് ചോറില് carbohydrate ഉണ്ട് മ്മക്ക് ചപ്പാത്തി രാത്രി കഴിക്കാൻ പറ്റുന്നൊരു സംഭവമാണ് ചപ്പാത്തി ഗോത ഗോതമ്പുപുട്ടു

ആഹ് അങ്ങനെത്തെ ഒക്കെ സംഭവങ്ങളൊക്കെ include ചെയ്യണം ന്നിപ്പം നമ്മക്കറിഞ്ഞൂടായിരുന്നു ഈ മരച്ചീനിയുടെ പൊടി കിട്ടും അത് വച്ച് നമ്മുക്ക് പുട്ടുണ്ടാക്കാൻ പറ്റും അതുപോലെ ചോളം ചോളത്തിൻ്റെ പൊടി വച്ച് പുട്ടുണ്ടാക്കാൻ പറ്റും ചോളൊക്കെ നല്ല സംഭവം തന്നെ

ണ്ടു corn floor നമ്മള് pudding ഒക്കെ ഉണ്ടാക്കാനാണ് use ചെയ്യുന്ന അതിനേക്കാളും കൊറച്ചുകൂടെ effective ആയിരിക്കും ചോളത്തിൻ്റെ അല്ലാതെ പൊടി കിട്ടും അത് നമ്മ ഒരു മഞ്ഞ color റിൽ ഇരിക്കും അത് വച്ച് നമ്മക്ക് പുട്ടോക്കെ ഉണ്ടാക്കാൻ പറ്റും നല്ല hard ആയിരിക്കും പക്ഷെ നല്ല same time നല്ല taste ആയിരിക്കും നല്ല healthy യുമാണ് അങ്ങനെ പല type dishes ഉണ്ട് health യുണ്ട് നമ്മള് മനസ്സ് വച്ചിട്ട് നമ്മൾ ഈ ഓരോ meat ൻ്റെ dishes ൻ്റെ പിറകെ പോകുന്ന സമയത്തു അത് വേണ്ട ന്നു പറഞ്ഞു ഒഴിവാക്കി ഇതൊക്കെ കഴിച്ചിട്ട് നമ്മളോരോന്നുണ്ടാക്കാൻ നോക്ക് ആണെന്നുണ്ടെങ്കി ഒരുപാടൊരുപാട് നല്ല dishes ഉണ്ട് കൂടുതലി corn ഒക്കെ ഈ വാങ്ങിച്ചോക്കെ വെച്ച് എല്ലാരും എന്നിട്ട് ഒന്നുകില് അതൊക്കെ ഈ ആഹ് ആവിശ്യത്തിന് ഒക്കെ കഴിക്കുന്നത് എന്നിട്ട് കുരുമുളക് കൂട്ടി ആഹ് ഉപ്പ് ഒരു lime ഒക്കെ പിഴിഞ്ഞ് അതിൻ്റെ പുറത്തൊക്കെ ഒഴിക്കാനെന്നുണ്ടെങ്കി നല്ല taste

വൈന്നേരം cucumber salad ഒക്കെ ഉണ്ടാക്കും എന്താ cucumber salad ഒക്കെ ഒക്കെ നല്ലതാ ഞങ്ങളിവിടെ ആണെങ്കിലൊക്കെ ഉണ്ടാക്കും പിന്നെ ഇടക്കെടയ്ക്കൊരു പച്ച മാങ്ങ കൊറച്ചുപ്പിട്ടൊക്കെ കഴിക്കുന്നത് നല്ലതാ കാരണം നമ്മള്

നാട്ടുംപുറമൊക്കെ ആയോണ്ട് നമ്മളതൊക്കെ കഴിചു നമ്മക്ക് ശീലമുള്ളതാ നമുക് നല്ല

പുളിയും ആഹ് ഒരു മുളകിന്റെ എരിയൊക്കെ ആവുമ്പൊ salad ഒക്കെ include ചെയ്യുന്നത് നല്ലതായിരിക്കും ഒന്നുകിൽ fruits ൻ്റെതോ vegetables ൻ്റെതോ ഒരു healthy ആയിട്ടുള്ള ജീവിതം ഉണ്ടക്കാൻ വേണ്ടി നമ്മള് നല്ല food കഴിച്ച മാത്രം മതി food ആഹ് food ആണ് health ൻ്റെ നമ്മളെ ജീവിതത്തിൻ്റെ തന്നെ main ആയിട്ടുള്ളെഒരിത്‌ ശെരിക്കും പറഞ്ഞാൽ ഭക്ഷണത്തിനു വേണ്ടിത്തന്നെയാണു നമ്മള് കഷ്ടപ്പെട്ടധ്വാനിക്കുന്നത് നമ്മള് നല്ല ഭക്ഷണം മാത്രം

അങ്ങനെ കഴിക്കുന്നില്ല ന്നു മാത്രേ ഉള്ളു പറയുന്ന നമ്മൾ രണ്ടുപേരാണെങ്കിലും കൂടുതലും vegetables നെക്കറ്റിലും prefer ചെയ്യുന്നത് meats ഉം sea food ഉം ഒക്കെത്തന്നെയാണ്

എങ്കിലും പക്ഷെ meat തന്നെയുണ്ട് നല്ലതായിട്ടുള്ള meat ഉണ്ട് പിന്നെ useful ആയിട്ടുള്ളത് ഇങ്ങനെയൊക്കെ പോകുന്ന ആളുകളാണെന്നുണ്ടെങ്കി കൊറേ chicken ഒക്കെ ഇങ്ങനെ വേവിച്ചു പച്ചയ്ക്ക് ചിലപ്പോ ഉപ്പു പോലും ഇടാതെ കഴിക്കും അത്ഒക്കെ അവരുടെ health നല്ലതാ കാരണം muscle ഒക്കെ build ചെയ്യുന്നുണ്ട് നല്ലയായിരിക്കും ആഹ് ആഹ് പക്ഷെ നമ്മള് എന്ന് പറഞ്ഞു ഇപ്പൊ chicken ല്ല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 ക്കൊ ഉണ്ടാക്കും എങ്കിലും കൂടുതലും നമ്മള് കടയിൽന്നു അല്ലെ വാങ്ങിക്കുന്നെ കടേന്നു വാങ്ങിക്കുമ്പോ ആഹ് കൂടുതല് നമ്മള് കടെന്നാണ് വാങ്ങുന്നേ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

ഈ കടയിലുള്ള taste കിട്ടന്നതെങ്ങനെയാണെന്നു വച്ചാൽ അവര് കൊറേ chemicals അതൊക്കെ add ചെയ്യുമ്പോളത്തേക്കും അതിനൊരു പ്രത്യേക taste ആയിരിക്കും പക്ഷെ എന്നിട്ട് നമ്മള് വീട്ടിലുണ്ടക്കുമ്പോ ആ ഒരു taste കിട്ടത്തില്ല അതുകൊണ്ടാണ് കൂടുതലും കടേന്നു വാങ്ങുന്നത് ആ അതെ

വീട്ടിലെ എല്ലാരും ചായയൊക്കെ കുടിക്ക ചായയൊക്കെ കുടിക്കുന്ന അവരൊക്കെ ആ ചായയൊക്കെ കുടിക്കാൻ സമയായിരുന്നു നമ്മള് ചായയൊക്കെ കുടിക്കുന്ന സമയം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വല്ല sweet potato ഒക്കെ വേവിച്ചു വയ്ക്കാണെങ്കില്

വളരെ നന്നായിരിക്കും നമ്മളെല്ലാവരും പഠിച്ചിട്ടാണെങ്കിൽ പോലും ഒരെണ്ണോ രണ്ടെണ്ണോ ഒക്കെ എടുത്തു കഴിക്കും വേരുകള് ഒക്കെ ഉള്ള അതൊക്കെ കഴിക്കുന്ന നല്ലതാ നമ്മക്ക് sweet potato ആവുമ്പൊ നല്ല മധുരവും ഉണ്ട്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

അങ്ങനെ ഓരോ ദിവസം ഓരോ dishes ആണ് അപ്പൊ നമ്മള് maximum health maintain ചെയ്യാനാണ് നോക്കുന്നത് പിന്നെ സോയ ഞാൻ പറയണേ മറന്നു പോയി പിന്നെ സോയ മുട്ട അതൊക്കെ കഴിക്കുന്നത് ഭയങ്കര സോയാബീനില്ലേ പയറ് അതൊക്കെ കഴിക്കുന്നത് ഭയങ്കര നല്ലതാ ഈ soyabean പല പല dishes നു നമ്മുക് chicken നെല്ലം ഒരു alternate ആയിട്ട് use ചെയ്യാ vegetarian മാത്രം കഴിക്കുന്ന veg people സിനും നല്ലൊരു option ആണത് ആഹ് ഈ സാധാരണ veg ഉം ആഹ് എന്തന്ന് non veg ഒക്കെ കഴിക്കുന്ന കൂടുതലാൾക്കാർക്ക് ഈ സോയാബീൻ ഇഷ്ടായിരിക്കും ഉണ്ടല്ലോ പയര് മുളപ്പിച്ചെടുക്കൂല നമ്മള് കുറച്ച വെള്ളോക്കെ

ഇപ്പൊ diet ഒക്കെ follow ചെയ്യുന്ന ആളുകൾക്ക് നല്ലതായിരിക്കും പിന്നെ പനീറു

food പോലെത്തന്നെ ഉപയോഗിക്കാൻ പറ്റിയൊരു സാധനമാണ് പനീറു അത് vegetarians നൊക്കെ ഭയങ്കര ഇഷ്ടായിരിക്കും എൻ്റെ ചേട്ടനിവിടെ gym പോണോണ്ട് എനിക്കറിയാം ചേട്ടന് പനീർ സോയാബീൻ എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടവാ കാരണം നല്ല protein ആ അതിനുള്ളിലൊക്കെ അതുകൊണ്ട് just എന്തെങ്കിലും curry ഉണ്ടാക്കിടട്ടു അതിൻ്റെ കൂടെ കഴിക്കും അങ്ങനെ പൊരിച്ചു കഴിക്കുന്നത് ഭയങ്കര കുറവാണു പിന്നെ മു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

അമിതമായാൽ അമൃതും വിഷം എന്ന് പറയുന്ന പോലെ കൂടുതൽ മുട്ട കഴിച്ചാൽ നമ്മുക്ക് cholesterol ഉം പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും തൊക്കെ നമ്മള് നമ്മളെ ശരീരത്തിനെന്താണോ suite ആവുന്നേന്നൊക്കെ മനസ്സിലാക്കീട്ടു വേണം കഴിക്കാൻ വേണ്ടീട്ട് പിന്നെ ക ഈ nuts ഒക്കെ ഉണ്ടല്ലോ പലതരം nuts ഉണ്ട് cashew nuts ബദാം hasel nut pista എൻ്റെ ചേട്ടനിവിടെ അതൊക്കെ വച്ചിട്ട് ചേട്ടനും പയറ് ആഹ് കടല അങ്ങനത്തെ സാധനങ്ങൾ കൊറേ nuts ഒക്കെ ഇട്ടിട്ടു shake അടിക്കും shake അടിച്ചിട്ട് മധുരം ഒന്നും ചേർക്കാതെ അങ്ങനെതന്നെ കുടിക്കും ഭയങ്കര healthy ന്നു പറഞ്ഞാല് ഭയങ്കര protein ആണ് അത് നിറച്ചും

കഴിക്കുന്ന വളരെ നല്ലതായിരിക്കും നമുക്ക് shake അടിച്ചു കുടിക്കാനൊരു താല്പര്യം ഇല്ലാത്ത ആളാണെങ്കിൽ രാവിലെ മൂന്നു ബദാം കഴിച്ചു രാത്രി വന്നിട്ട് മൂന്നു cashew nut അങ്ങനെ കഴിക്കുന്നതും ഭയങ്കര നല്ലതായിരിക്കും അങ്ങനെ എന്തെങ്കിലും നീ കഴിക്കാറുണ്ടാ

walnut ഏർ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

നല്ല taste ആയിരിക്കും നമുക്ക് കഴിക്കാം നമ്മളിപ്പോ chocolate ഒക്കെ കണ്ടിട്ടില്ലേ chocolate ബദാം നല്ല ബദാമിൻ്റെ പുറത്തു chocolate ന്നൊണ്ടെങ്കി dates ൻ്റെ പുറത്തു dates ൻ്റെ chocolate അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങള്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

ഉം പിന്നെ തണ്ണിമത്തൻ ഇപ്പൊ ഈ ഇപ്പൊ ചൂടുള്ള സമയൊക്കെയാണ് വരൻ പോകുന്നത് ആഹ് ഇപ്പൊ ചൂടുള്ള സമയഒണ്ട് തണ്ണിമത്തൻ season ണൊക്കെ ആയോണ്ട് അത് കൊറേ കിട്ടുഒക്കെ ചെയ്യും പപ്പായ അതാണ് നമുക്ക് natural ആയിട്ടു നമ്മുടെ വീട്ടിൽ തന്നെ മിക്ക ആളുടെയും വീട്ടിലു പപ്പായ കാണും

ഓരോ ഇലയപ്പം അപ്പത്തിനെയൊക്കെ പപ്പായയും ഞങ്ങക്ക് വൈന്നേരം വച്ച് തരാറുണ്ട് just ഇങ്ങനെ മേശപ്പുറത്തു വച്ചിരിയ്ക്കും നമ്മളെല്ലാരും അങ്ങോട്ടും ഇങ്ങോട്ടും പോവുമ്പോ